അത്രയേറെ ഭക്ഷണം കിട്ടാതെ നടക്കുന്ന ഈ കുട്ടികളുള്ള ഈ സമൂഹത്തിൽ നമുക്കൊക്കെ എങ്ങനെയാണ്‌ ഭക്ഷണം പാഴാക്കാൻ തോന്നുന്നത് എന്നത് തന്നെ വിഷം വളരെ വിഷമമേറിയ ഒരു കാര്യമാണ് ഈ ലോകത്ത് ഒമ്പതു പേരിൽ ഒരാൾ പട്ടിണിയാവുന്നു ചുമ്മാ diet ചെയ്യുമ്പോൾ ട്ടുന്ന ആ പട്ടിണിയല്ല ഇനിയെന്ത് കഴിക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ലാത്ത അങ്ങനെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ് നമ്മൾ പലപ്പോഴുമായി ഈ ഭക്ഷണം waste ആകുന്നത് മുന്നത്തെ കണക്കുകൾ നോക്കിയാൽ ഓരോ അഞ്ചു second ലും ഓരോ കുട്ടി മരിക്കുന്നു

ഞാൻ പലപ്പോഴുമായി വീട്ടി വീടുകളിലും മറ്റും നമ്മക്ക് നിന്നെ നിരന്തരം ഭക്ഷണം കിട്ടികൊണ്ടിരിക്കുമ്പോൾ ആ സുഖം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക് അതിന്‌ വെലിയൊരു വില കൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ പലപ്പോഴും രുചിയില്ലാത്തതിന്റെ പേരിൽ പോലും നമ്മൾ ആ ഭക്ഷണം പാഴാക്കികളയാറുണ്ട് പശ്ശെ വിപരീതമായൊന്നു ചിന്തിച് നോക്കിയാൽ ഈ ഭക്ഷണം ഇവയെന്തു രുചിയില്ലെങ്കിലും അത് വാരിയെടുത്തു കഴിക്കാൻ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 ഇനിയൊരു കർഷകനെ കുറിച്ച് പറഞ്ഞു കൈഞ്ഞാൽ ഈ വിളവെടുപ്പ് എങ്ങനെയെന്ന് ഞങ്ങൾക് ഒരു പിടിയും ഇല്ല ശരിയായ വിളവെടുപ്പ് കിട്ടാതെ വരുമ്പോഴാണ് ഓരോ കർഷകരും ആത്മഹത്യ ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ട് ഓരോ കർഷകനും ഈ കൃഷിയിടം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

ഇനി മുന്നത്തെ ഒരു കഥ പരിശോധിച്ചാൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഏർ മുന്നേ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന സ്ഥലത്ത് മധു എന്ന സഹോദരനെ കുറേ പേർ ചേർന്ന് ഭക്ഷണം മോഷിച്ചു എന്നതിന്റെ പേരിൽ punish ചെയ്യാൻ punish ചെയ്യുകയുണ്ടായി അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിക്കുക തന്നെ ചെയ്തു മാത്രമല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് തന്നെ വേണം പറയാൻ എങ്ങോട്ടാണീ സമൂഹത്തിന്റെ പോക്ക് എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഭക്ഷണം മോഷ്ടിച്ചു എന്നതിൻറെ പേരിലാണ് അദ്ദേഹത്തെ അവരെല്ലാം ചേർന്ന് ക്രൂരമായി മർദിച്ച്‌ അവശനാക്കി അദ്ദേഹത്തെ കൊലപ്പ

ഞമ്മൾ പാഴാക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിന്റെയും വില ഞം ഓരോരുത്തരും മനസിലാക്കി കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം പരിപാലിക്കാൻ കഴിയുമെന്ന് ഞമക് ഒരോർക്കും ചിന്തിക്കാൻ തന്നെ കഴിയും എന്നാൽ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴുമായി പല വലിയ താരങ്ങളും ഇതിനെ അനുകൂലിച് കൊണ്ട് ഭക്ഷണത്തിൻറെ വില നമുക് മനസ്സിലാക്കിക്കൊണ്ട് പല videos ഉം ചെയ്യുന്നുണ്ട്

അത് ഇന്നത്തെ സമൂഹത്തിൽ അത്യാവിശ്യമാ സമകാലിക അവസ്ഥയിൽ അത്യാവശ്യമായാ ഒന്ന് തന്നെയാണ് നമ്മൾ പാഴാക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിനുമായി വിശന്നിരിക്കുന്ന ഓരോ ഒരുപാടു മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും കാരണം ഈ ഇൻ ഈ ലോകത്ത്‌ എമ്പതു കോടി പട്ടിണിക്കാരായ മനുഷ്യരുള്ള പ്പോൾ ഒരു പിടി ഭക്ഷണം പോലും നമുക് പാഴാക്കാതിരിക്കാൻ വേണ്ടി വളരെയധികം കർശനമായി ശ്രദ്ധിക്കേണ്ടയിരിക്കുന്നു വിശന്നിരിക്കുന്ന ഒരു മനുഷ്യനെയെങ്കിലും ഞമ്മൾ

വിശന്നിരിക്കുന്ന ഓർ ഒരുപാട് മനുഷ്യരുള്ള ഈ ലോകത്ത് അവർക്കാവുന്ന സഹായങ്ങൾ ചെയ്യാൻ നാം ഓരോ ദിവസവും നമ്മളാൽ കൊണ്ടാവുന്ന രീതിയിൽ ഭക്ഷണം ശേഖരിച് അവരിലേക്കെത്തിച്ച് അവരുടെ മനസ്സ് തൃപ്തിപെടുന്ന വിധം അതിനെ അവരിലേക്ക്‌ എത്തിച്ച് കൊടുത്ത് കൈഞ്ഞാൽ അത് ആ ഒരു ദിവസത്തെ നമ നമ്മക്കെത്രമാത്രം സന്തോഷകരമാവും ആ ഒരു ആ ഒരു കാര്യം നമ്മുടെ ലോകത്തിനെത്രമാത്രം മാതൃകയാവും എന്ന് നാം ഓരോരുത്തരും ചിന്തിച് കഴിഞ്ഞാൽ ഈ ലോകം നല്ല രീതിയിൽ തന്നെ മാറി തൊടങ്ങും

അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന ചിന്തയു ചിന്തകൊണ്ട് വ തന്നെ എല്ലാവരിലേക്കും ആ ഭക്ഷണത്തെ എത്തിക്കാൻ നമുക് സാധിക്കാം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 വിശപ്പിന് മിച്ചം വെക്കുന്നത് നമുക് ശീലമാക്കാം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 അതുകൊണ്ടുതന്നെ എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിനു മുമ്പ് വിശപ്പിന് മിച്ചം വെക്കുന്ന കൊറച് ഭക്ഷണം ശേഖരിച് നമുക്കത് ശീലമാക്കാം

ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും അധികം ചരിത്രപ്രാധാന്യം ഉള്ള നഗരങ്ങളിൽ ഒന്നാണ് തലസ്ഥാന നഗരം നഗരിയായ ഡൽഹി.

തുടങ്ങുന്നത് ഏകദേശം മുന്നൂറു BC യിൽ മൗര്യ രാജാ വംശത്തിൻറെ കാലത്താണ്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മൗര്യ വംശ. ജനായ ചരി ഏർ ചക്രവർത്തിയുടെ ഇരുപത്തിഏഴ് മൂന്ന് ഇരുപത്തി മൂന്ന് ആറ് BC കാലഘട്ടത്തെ ചില മുദ്രാ മകൾ നേത ശ്രീനിവാ പുരിയിൽ കണ്ടെത്തിയിരുന്നു ഗുപ്ത വംശ ആഹ് വംശജരുടെ രാജാ ആഹ് രാജവയ്യുന്ന ഒന്നാം കുമരംഗുപ്തന്റ കാലത്ത് സ്ഥാപിക്കപ്പെട്ട പ്രസിദ്ധമായ ഒരു പുസ്തങ്കം

ട്ട് നഗരങ്ങൾ ഉൾപ്പെടു ഉൾപെട്ടിട്ടാണ് ഇതിൽ പ്രധാന നാല് നഗരങ്ങൾ ഇപ്പോഴത്തെ ഡൽഹി ഡൽഹിയുടെ തെക്കുഭാഗത്തായി സ്ഥിതിചെയ്യുന്നു. ഡൽഹിയുടെ

ഇന്ദ്ര പ്രസ്ഥാനം ആയിരുന്നു ഭാരതീയ ഇതിഹാസങ്ങളിൽ പരാമർശപ്പെടുന്ന ഹസ്‌തിനപുരി ഡൽഹിയുടെ പഴയ പെരു പെര പുരാ ന്നും പൊരുത്തപ്പെടുന്നു. ഹസ്‌തി ഹസ്തിനാപുരി എന്നാൽ ആനകളുടെ നഗരം എന്നാണ് അർത്ഥം ഈ നഗരത്തിൽ ഒരു ഗ്രാമവും പ പത്തേ പത്താം നൂറ്റാണ്ടിൽ ആദ്യം വരെ നിലനിന്നിരുന്നു പിന്നീട് ബ്രിട്ടീഷ്‌കാർ ന്യൂഡൽഹി പണി തപ്പോൾ ഈ ഗ്രാമം നിരത്തുക നിരത്തുകയായിരുന്നു ഇന്നത്തെ പഴയ കോട്ട.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 അനുമാനം ഡൽഹി എന്ന പേര് വന്നത് ദിൽ ദില്ലിക്കാ എന്ന വാക്കിൽ നിന്നാണ് എന്നാണ് പ്രധാന വാ ആ വാദം പക്ഷെ ഇത് കൂടാതെ മറ്റ് വാദങ്ങളും ഇതിനെ പറ്റി നിലനിന്നിരിക്കുന്നു. അയ്യസ സമഞ്ജന ഗനമായ സ്വാമി ദയാനന്ദ സര സരസ്വതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ പ്രതി പ്രസി പ്രസിദ്ധികരിച്ച സത്യാൽ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 ഏർ ദില്ലി സ്ഥാപിച്ചു എന്നതാണ് ചില പുരാണ രോകകാർ ഇതിനെ പിന്തുടർ രുന്നു മറ്റൊരു എഴുത്തുകാരനായ വിപു ശ് ഏർ ശ്രീധർ ആയിരത്തി ഒരുനൂറ്റി എമ്പത്തി ഒമ്പത് ആയിരത്തി ഇരുനൂറ്റി മുപ്പത് ഡൽഹിയുടെ രൂപത്തെ പറ്റി ഇങ്ങനെ പറയുന്നു.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 അവർ തൻ്റെ ശത്രുക്കളെ തുരത്തുന്നതിൽ വിദഗ്ധരായിരുന്നു ഇന്ത്യൻ തൻ്റെ രാജ്യത്തെ രാജ്യത്തിൽ സ്വയം പ്ര പ്രകൃ പ്രകൃ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 ഈ ഭാരം നഗര ജ ജരെ വരെ ഇളക്കിയിരുന്നു ആയിരത്തി മുന്നൂറ്റി എമ്പത്തി മൂന്ന് ഏർ വിക്രമി വർഷത്തെ കാലത്തെ വർഷകാലത്തേക് ഒരു മുദ്രാണം ഡൽഹിയിൽ ഏർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നു ഡൽഹിയിൽ സ്ഥാപിച്ചത് തോമർ വാഷ് ചർ ഇങ്ങനെ പറയുന്നു മറ്റൊരു എഴുത്തുകാരനെ പ്രതി ഏർ പൃഥിരാജ് ഇതുതന്നെ പറയുന്നു എട്ടുമുതൽ പതിനാറ് നൂറ്റാണ്ട് വരെ ഉള്ള ചരിത്രത്തിലെ എഴുത്തനൂറ്റി മുപ്പത്തി ആറാം

ദ് മിനാർ കുത്ബ് മിനാർ സ്ഥിചെയുന്നതിനിട ത്ത് തോമര തോമരരാജപുത്രൻ ലാൽ പെട്ട് കൊണ്ട് എന്ന നഗരം സ്ഥാപിച്ചു തോമരാ രാജപുത്രത്ര അംഗം അംഗപകൽ ആണ് ലാൽ ഘട്ട് സ്ഥാപിച്ചത് എന്ന് പ്രഥ്വിരാജ് രാമുസ് പറയുന്നു ആയിരത്തി ഒരുനൂറ്റി എമ്പതിൽ അജ്മീറിലാണ് ലെ രാജപുത്രാറ്മാരെല് ചോഹന്മാർ ലാൽ കൊട്ട് കീഴടക്കി ഇതിനെ കിലാറായി പിത്താറോ എന്ന പരിപാടിക പെരു പേരിടുകയും ചെയ്‌തു തോമരാരരു യെയും ചോഹന്മാരുടെയും കാലത്ത് ദില്ലി ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായു ധന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

അന്നത്തെ ദഹ്‌ലീൽ എന്നറിയപ്പെടുന്ന അവിടുത്തെ നാണയങ്ങൾക് അക്കാലത്ത് വളരേ പ്രചാ പ്രചാരം ഉണ്ടായിരുന്നു രാജപുത്ര ഒരു രണ്ടാം തലസ്ഥാനം എന്ന നിലയായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് ചൗഹന്മാരിലെ ഒരു രാജവരിയു പൃഥ്വിരാജ് ചൗഹാനെ പൃഥ്വിരാജ് മുന്നാമൻ ആയിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഘാൻ പേ പുര ളിയായിരുന്നു മുഹമ്മദ് കൂടി രണ്ടാമത്തെ തര തലവറയുടെ യുദ്ധത്തിൽ ത്തിൽ പരാജയപ്പെടുത്തി രാജ്യ പുത്ര പുത്രരുടെ

മുഹമ്മദ് ഗോറിൻ മരിച്ചതിനു ശേഷം ഗോറിയുടെ സൈന്യാധിപരെ നെയായിരുന്നു ഗുപ്ത തൻ്റെ എതിരാളികളെ എതിരാളികളോട് യുടെ യുദ്ധം ചെയ്ത മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു ദില്ലി അവസ്ഥ അവസ്ഥ ദില്ലി ആസ്ഥാന മാക്കിയുള്ള ഈ സാമ്രാജ്യം അഥവാ മൂല മൂ ഉം രാജവംശം എന്നറിയപ്പെടുന്നു അജ്മീരിൽ എത്താൻ മരുഭൂമിയിലൂടെ കുറെ ഉള്ളിലേക്ക് സഞ്ചരിക്കണം എന്നായിരുന്നു കണം എന്നാ എന്നാല്ലായിരിക്ക ഇരിക്കണം തലസ്ഥാനമായി ദില്ലി തിരഞ്ഞെടുത്തത് പ്രദേശ പ്രദേശത്തിൻറെ ഭൂമിശാസ്ത്രപരമായ പ്രത്തേകതകൾക്കും പുറമെ രാഷ്ട്രീയ കാരൻ കാരണങ്ങൾക്കും ദില്ലി തലസ്ഥാനമായി തെരഞ്ഞെടുത്തു ഇതിനി പുറമെ പുതിയ പ്രദേശത്തെ തോൽക്കപെട്ടവരുടെ നേതൃത്തത്തിലുള്ള തിരഞ്ഞ് കിര്

ഏർ വിരൂ വിദൂരമായ പ്രദേശങ്ങളിലേക്ക് തലസ്ഥാനം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

സ്ഥല ഏർ സമതലങ്ങൾക്കിടയിൽ കിടയിൽ സ്ഥിതിചെയ്യുന്നത് ഈ രണ്ടു ഫലഭു ബുഷ്‌ഠ മേഖലയിൽ നിന്നും നികുതി ഈടാക്കുന്നു ഇവർക്ക് സാധിച്ചു അടി അടിമ അടിമോ അടിമോക്ഷത്തിന്റെ കീഴിൽ ദില്ലി എന്ന ദില്ലി ഒരു ഇത് ഇതിനെ ഇതിനെത്തുടർന്ന് മുസ്ലിം ഭരണ ഭരണാധികാരികളുടെ ദില്ലി സുൽത്താൻ ആണ്എന്ന് അറിയപ്പെടുന്നു സുൽത്താൻ സുൽത്താനിന്റെ സുൽത്താന്റെ സ്ഥാപനത്തോടെ സുൽത്താനിന്റെ സ്ഥാപനത്തോടെ ബ

കേന്ദ്രം

രണ്ടാം ലോക മഹായുദ്ധത്തിന്‍റെ ചരിത്രം ബാക്കി ഭാഗമാണിവിടെ സംസാരിക്കുന്നത്. മലയാള വിവേചനം വർണ്ണവിവേചനം, വർഗ്ഗോന്നതി, ജൂതവിരോധം എന്നിവ നാസിഭരണകൂടത്തെ പ്രധാനപ്പെട്ട പ്രത്യാശയ ശാസ്ത്ര സവിശേഷകളായിരുന്നു. നാസി ജർമ്മനിക് ജനതകളെ, ആര്യൻ വംശത്തിന്‍റെ ഏറ്റവും ശുദ്ധമായ ശാഖയായ master roise എന്നാണ് കണക്കാക്കിയിരുന്നത്. അധികാരം പി~പിടിച്ചെടുത്തതിനുശേഷം നാസികൾ യഹൂദരെയും, റൊമേനിയന്‍ ജനതകളോടും വിവേചനം ആരംഭിക്കുകയും, അവരെ പീഡിപ്പിക്കുകയും പിന്നീ തുടർ പീഡി~പീഡിപ്പിക്കാനും തുടങ്ങി. നാസികൾ ആദ്യത്തെ തടങ്കൽപ്പാളയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ mar~march ടുകൂടി സ്ഥാപിച്ചു. ജൂതരെയും, നാസികൾക്ക് അഭികാ~അഭികാമ്യമല്ലാത്ത മറ്റുള്ളവരെയും തടവിലാക്കിയിരുന്നു. Liberal ഉകൾ, socialist ഉകൾ, communist ഉകൾ എന്നിവരെയെല്ലാം കൊല്ലുകയോ, തടവിലാക്കുകയോ നാടുകടത്തുകയോ ചെയ്തു. ഹിറ്റ്‌ലറുടെ ഭരണത്തെ എതിർത്ത പൗരന്മാരും christian പള്ളികളും അടിച്ചമർത്തപ്പെടുകയും നാസികൾ നിരവധി നേതാക്കളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. നാസി ജര്‍മ്മനിയുടെ ഇലെ നാസി ജർമ്മനിയിലെ വിദ്യാഭ്യാസ വംശീയ ശാസ്ത്രത്തെ ജനസംഖ്യാ നയം, സൈനിക സേവനത്തിന്‍റെ യോഗ്യത എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നാസികൾക്ക് സ്ത്രീകളോ സ്ത്രീകള്‍ സ്ത്രീകള്‍ക്കും തൊഴിലവസരങ്ങള്‍ വിദ്യാഭ്യാസസാധ്യത വെട്ടി ക്കുറച്ചു. Strength through joy എന്ന പരിപാടി വഴി വിനോദവും വിദ്യ വിനോദവും, വിനോദസഞ്ചാരവും സംഘടിപ്പിച്ചു.

പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ cinema, ബഹുജന റാലികൾ, ഹിറ്റ്ലറുടെ hypnotic ആയ പ്രസംഗം എന്നിവ ഫലപ്രദമായി ഉപയോഗിച്ചു. nazi government ഇന്‍റെ കാല~കാലാപരമായ ആവിഷ്കാരസ്വാതന്ത്ര്യം നിയന്ത്രിച്ചു ചില പ്രത്യേക കലാരൂപങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവയെ നിരോധിക്കുകയും, നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാന പകുതി മുതൽ നാസി ജർമ്മനി മറ്റുള്ള രാജ്യങ്ങളിലെ പ്രത്യേക അധികാരങ്ങൾക്കു വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ആരംഭിച്ചു. ഈ ആവശ്യങ്ങള്‍ തിരസ്കരണത്തെ യുദ്ധഭീഷണി കൊണ്ട് നേ~നേരിടുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ജർമ്മനി വീണ്ടും ചേരാൻ സർലാൻഡ് ജനഹിതപരിശോധനയിലൂടെ തീരുമാനിച്ചു. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലെ ഹിറ്റ്ലർ സൈന്യത്തെ റൈൻലാൻഡിലേക്ക് അയച്ചു. അങ്ങനെ ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ആദ്യമായി Rhineland സൈനികവൽക്കരിക്കപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജർമ്മനി ഓസ്ട്രി~ഓസ്ട്രിയ പിടിച്ചെടുത്തു. അതേ വർഷം തന്നെ ജർമ്മനി ചെക്കോസ്ലോവാക്യയിലെ സ്റ്റുഡറ്റൻസ് സ്റ്റുഡറ്റൻറ് ലാൻറ് പ്രദേശത്തിന് ആവശ്യമുന്നയിക്കുകയും my unique കരാര്‍ അനുസരിച്ച് ആ പ്രദേശം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് march ഇല്‍ ജർമ്മനിയുടെ സഹായത്തോടുകൂടി സ്ലൊവാക്യ സമാന്തർരാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. അധിനിവേശ ചെക്കോസ്ലാവാക്യയുടെ മറ്റ് ഭാഗങ്ങൾ ജർമ്മൻ പ്രൊ protecters of mohamia and boravia ആയി സ്ഥാപിക്കപ്പെട്ടു. താമസിക്കാതെ ജർമ്മനിയുടെ സമ്മർദ്ദം മൂലം ലിത്വാനിയ മൈമൽ പ്രദേശം വിട്ടുകൊടുക്കാൻ നിർബന്ധിതരായി. ജർമ്മനി സോവിയറ്റ് യൂണിയനുമായി അനാക്രമണ കരാർ ഒപ്പിടുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതില്‍ september ഒന്നിന് പോളണ്ടിനെ ആക്രമിക്കുകയും അതോടെ യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയൊന്നിന്‍റെ തുടക്കത്തോടുകൂടി ജർമ്മനിയുടെ അച്ചുതണ്ട് ശക്തികളിലെ യൂറോപ്യൻ സഖ്യകക്ഷികളും യൂറോപ്പിലെ ഭൂരിഭാഗവും നിയന്ത്രിച്ചിരുന്ന നാസി ജർമ്മനി കീയടക്കുകയും, പ്രദേശങ്ങളുടെ നിയന്ത്രണം റിച്ച്സ് കംസറിന്‍റെ office കൾ ഏറ്റെടുക്കുകയും പോളണ്ടിന്‍റെ ബാക്കി ഭാഗം ഒരു ജർമ്മൻ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തു. ജർമ്മനി തങ്ങളുടെ അധിനിവേശ പ്രദേശങ്ങള്‍ സഖ്യകക്ഷികളുടെ അസംസ്കൃതവസ്തുക്കളുടെയും അധ്വാനം ചൂഷണം ചെയ്തു. വംശഹത്യകൾ, കൂട്ടക്കൊലകൾ, വൻതോതില്‍ നിർബന്ധിത തൊഴിൽ എന്നിവ നാസി ഭരണകൂടത്തിന്‍റെ മുഖമുദ്രയായി. മാനസികമോ ശാരീരികമോ ആയ വൈകല്യങ്ങളുള്ള ലക്ഷക്കണക്കിന് ജർമ്മൻ പൗരന്മാരെ ആശുപത്രികളിലും അഭയകേന്ദ്രങ്ങളിലും കൊല്ലപ്പെട്ടു. അധിനിവേശ പ്രദേശങ്ങൾ ~ങ്ങളില്‍ ക്കുള്ളില്‍ അർദ്ധസൈനികവിഭാഗങ്ങൾ ജർമ്മൻ സായുധസേനയെ അനുഗമിക്കുകയും ദശലക്ഷക്കണക്കിന് ജൂതന്മാരെയും മറ്റ് holocoast ഇന് ഇരയാക്കുകയും, വംശഹത്യ ചെയ്യ്‌

തടവിലാക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. Holocaust എന്നത് ഈ വംശഹത്യ എന്നാണ് അറിയപ്പെടുന്നത്. ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നില്‍ സോവിയറ്റ് യൂണിയനിലേക്ക് ജർമ്മനി കടന്നുകയറ്റം തുടക്കത്തിൽ വിജയകരമായെങ്കിലും സോവിയറ്റ് പുനര്‍ ജ്ജീവനത്തിനും അമേരിക്കയുടെ യുദ്ധത്തിലേക്ക് പ്രവേശനത്തിനും ശേഷം ആയിരത്തി തൊള്ളായിരത്തിനാല്പത്തി മൂന്നോട് കൂടി ജർമ്മൻ സൈന്യത്തിനു കീയടങ്ങാന്‍ ത്തിനു മുന്‍കൈ നഷ്ടപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് അവസാനത്തോടെ ജർമ്മൻ സൈന്യം അവരുടെ അവരുടെ മുപ്പത്തി ഒമ്പത് അതിര്‍ത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അതിര്‍ത്തിയിലേക്ക് പിന്തള്ളപ്പെടുകയും, ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നോട് കൂടി സഖ്യകക്ഷികൾ ജർമ്മനിയിൽ വൻതോതിൽ bombing നടത്തുകയും അച്ചുതണ്ട് ശക്തികളെ തെക്കൻ യൂറോപ്പിൽ നിന്നു യൂറോ കിഴക്കൻ യൂറോപ്പിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഫ്രാൻസിന്റെ സഖ്യകക്ഷികളുടെ വിജയത്തിനു ശേഷം ജർമ്മനിയെ ക്ക് കിഴക്ക് നിന്ന് സോവിയറ്റ് യൂണിയനും പടിഞ്ഞാറ് നിന്ന് മറ്റ് സഖ്യകക്ഷികളും കീഴടക്കി. തോൽവി സമ്മതിക്കാനുള്ള ഹിറ്റ്‌ലറുടെ വിസമ്മതം യുദ്ധത്തിന്‍റെ അവസാനമാസങ്ങളിൽ ജർമ്മൻ infrastructure ഇല്‍ വൻനാശത്തിനും അധിക അധിക അധിക മരണങ്ങൾക്കും കാരണമായി. സഖ്യകക്ഷികൾ dinosification നയം ആരംഭിക്കുകയും നില നിന്നിരുന്ന നാസിനേതൃത്വത്തെ nyoomberg വിചാരണയിൽ യുദ്ധക്കുറ്റങ്ങള്‍ങ്ങള്‍ക്കായി വിചാരണ ചെയ്യുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് നീണ്ടുനിന്ന യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ജര്‍മ്മനി തകർച്ചയുടെ വക്കിലെത്തിച്ചത്. അതു ജനങ്ങളുടെ വ്യാപാരപരമായി അതൃപ്തി വളർത്തി. നാസി പ്രസ്ഥാനം ജർമനിയിലെ ബവേറിയ പ്രവിശ്യയില്‍ തുടക്കം കുറിച്ചത്. ജർമനിയിൽ ഏറ്റവും പിന്നോക്കമായ പ്രദേശമായിരുന്നു ബവേറിയ. ഹിറ്റ്ലറുടെ ജൂതവിരോധം, ധാർമികരോഷം ബവേറിയക്കാരുടെ പിന്നാക്കഭാവുകത്വത്തെ ആകർഷിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ പരാജയം ജർമനിയെ വേട്ടയാടിയ കാലഘട്ടമായിരുന്നു അത്. ജർമനിയുടെ തോൽവി യുദ്ധഭൂമിയിലെ അന്തസ്സ് അന്തസ്സായ തോൽവിയല്ല. ശത്രുക്കൾ പരാജയപ്പെടുത്തുകയായിരുന്നില്ല മറിച്ച്, അകത്തുതന്നെയുള്ള ശത്രുക്കൾ ജർമനിയെ പിന്നിൽനിന്നു കുത്തിവീഴ്ത്തുകയായിരുന്നു. ജർമനിയെ തോല്പിച്ചത് marxist ഉകള്‍ ആയിരുന്നു. ഇതൊക്കെയായിരുന്നു നാസികളുടെ വാദം. ഒന്നാംലോകമഹായുദ്ധത്തെത്തുടർന്ന് രൂപംകൊണ്ട വെയ്മർ ഭരണകൂടത്തെ പിന്തുണയ്ക്കുകയും, എല്ലാവരെയും നാസികൾ marxist ഉകള്‍ എന്നു വിശേഷിപ്പിച്ചത്.

ഹും party പതിനൊന്ന് point അഞ്ചു ലക്ഷം vote കള്‍ ലഭിച്ചു. പതിനെട്ട് മാസത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത് പകുതിയായി കുറഞ്ഞു. ദേശീയവാദികൾ എന്നു സ്വയം വിശേഷിപ്പിച്ച മുതലാളി വിഭാഗങ്ങൾക്ക് social dremocratic party കള്‍ യെ എതിർത്തു. തൊഴിലാളികളുടെ ഇരുപക്ഷത്തെയും രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഭയന്ന സൈന്യത്തിലെ ഒരു വിഭാഗം free crop എന്ന പേരിൽ സംഘടിക്കുകയും ദേശീയവാദികളെ പിന്തുണയ്ക്കുകയും ചെയ്തു. ജനകീയാടിത്തറയുള്ള പാർട്ടികൾ ജർമൻ republic ഇന്‍റെ ഭാഗത്തായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയും വെയ്മർ republic social dremocratic എന്നാ boor‍sha party യുടെ പിന്തുണ ലഭിച്ചു. social democratic party, catholic center party, german people's party തുടങ്ങിയ party കള്‍ government നെ പിന്തുണച്ചു. ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മ്യൂണിക്ക് ആസ്ഥാനമാക്കി the german workers party സ്ഥാപിതമാവുകയും ജനാധിപത്യ പരിഷ്കരണങ്ങളെ എതിർക്കുകയും ചെയ്തു. സൈനികനായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ഈ പാർട്ടി party യിൽ ചേർന്നു. തുട~തുടർന്ന് അദ്ദേഹം സംഘടനയെ national socialist german workers party എന്ന് പുനർനാമകരണം ചെയ്തു. Thank you ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് football നെ കുറിച്ചാണ് ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കായിക വിനോദമാണ് football വളരെ അധികം ആളുകൾ ഇഷ്ട്ടപെടുന്ന കായിക വിനോദമാണ് footballfootball എന്നത് ഒരു team game ആണ് പതിനൊന്ന് പേരടങ്ങുന്ന രണ്ടു team കൾ തമ്മിലുള്ള game ആണ് football ചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്തായിരിക്കും football എന്ന game നടക്കുന്നത്

football എന്ന ലോകം അറിയപ്പെടുന്ന ഈ game ൽ ധാരാളം പ്രത്യേകതകളുണ്ട് രണ്ടു team മുകളായാണ് football എന്ന game കളിക്കുന്നത് രണ്ടറ്റത്തും goalpost കൾ സ്ഥാപിക്കുകയും ചുറ്റും രണ്ടു team കളായി സ്ഥാന മുറപ്പിക്കുകയും ഒരു vissle നു ശേഷം team game start ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേക തരം കളിയാണ് football football സ്ഥാപിച്ചതിനു ശേഷം teamgame ആയി കളിയെ മനസ്സിലാക്കി കളി പുനഃസ്ഥാപിച്ചത് scotland കാരാണ്

കളിക്കാരുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമായി കണക്കാക്കുന്നത് ഏത്‌ team മാണോ എതിർ post ലേക്ക് പന്തു എത്തിക്കുന്നത് ആ team വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും

ഈ സമയ പരിധിക്കുള്ളിൽ goal നേടുന്ന team കളി ജയിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു ഇരു team മുകളും തുല്യ goal കൾ നേടിയാൽ കളി സമനിലയാകും കളി സമനിലയായതിനു ശേഷം team കൾക്ക് penalty നൽകുകയും ഏത് team ഏത് team മാണൊ goalie യെ മറികടന്നുകൊണ്ട് വലയടിപ്പിക്കുന്നത് അത് പോയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ലോകത്താകമാനം football എന്ന കളി വ്യാപിച്ചിരിക്കുന്നു ഏറ്റവും വ കൂടുതൽ ആളുകൾ football കളിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു football എന്നത് ഒരു കളി മാത്രമല്ല അത് ഒരു ആവേശം കൂടിയാണ് എത്രയോ പേർക്ക് football എന്നത് ഒരു ജോലിയാണ് അത്പോലെ ആവേശവുമാണ് football എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു german രാജ്യത്തും english രാജ്യത്തും ആണ് spanish രാജ്യങ്ങളിലുമെല്ലാം football വളരെയധികം വ്യാപിച്ചിരിക്കുന്നു german രാജ്യത്ത് ബുദ്ധസ്ഥിതിക എന്ന കളികളും englishenglish കാർ english premier league എന്ന കളികളിലും football കളിയിലും ഏർപ്പെട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട league മുകൾ ചേർന്ന് നടത്തുന്ന കളിയാണ് UEFAchampions leagueUEFAchampions league ൽ ഏറ്റവും കൂടുതൽ cup നേടിയ club ആണ് real madrid ഞാൻ ഇഷ്ട്ടപെടുന്ന കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ അതിൽ കൂടുതൽ goal കൾ അടിക്കുകയും UEFA champions league ൽ ഏറ്റവും കൂടുതൽ goal കൾ എന്ന ക്യാദി നേടിയെടുക്കുകയും ചെയ്‌ത പ്രശസ്തനായ കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം portuguese ആണ് അതു പോലെ ലയണൽ മെസ്സി ഈ കൊല്ലത്തെ പ്രധാനമായ ലോക cup കളിൽ വിജയം നേടിയ team ആണ് അർജന്റീന ആ അർജന്റീനയെ മുന്നിൽ നിന്ന് നയിച്ച കളിക്കാരനാണ് ലയണൽ മെസ്സി ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന football മൽസരമാണ് ലോക cup മത്സരം ലോക cup മത്സരം നാല് കൊല്ലങ്ങൾ നാല് കൊല്ലങ്ങളിലായാണ് നടത്തപ്പെടുന്നത് ഇ കൊല്ലത്തെ വിജയി അർജന്റീനയായിരുന്നു കഴിഞ്ഞ കൊല്ല കഴിഞ്ഞ നാല് കൊല്ലത്തങ്ങളുടെ ഇടക്ക് ഫ്രാൻസും അർജനിറ്റിനയും തമ്മിൽ നടന്ന final മത്സരത്തിൽ penalty യിലൂടെയാണ് അർജന്റീന വിജയം നേടി എടുത്തത് എത്രയോ goal കളും എത്രയോ കിരീടങ്ങളും നേടിയ ലയണൽ മെസ്സി എന്ന കളിക്കാരനറെ ല അവസാന ലോക cup ആയിരുന്നു ഇക്കൊല്ലത്തെ ലോക cup എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ അദ്ദേഹത്തിന് വിജയം നേടാനും സാധിച്ചു ഈ football മേഖലയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നത് നമ്മളെ bore അടിപ്പിക്കാതെ നമ്മളെ മുൾമുനയിൽ നിർത്തുന്നു കളി നിയന്ത്രിക്കാൻ referee referee യും സഹ referee മാരും ഉണ്ടാവുകയും ഇപ്പോൾ പല കളികളും നിയന്ത്രിക്കുന്നത് referee മാരാണ് ആ referee മാർക്ക് കാണാത്ത കാഴ്ചകൾ വേറെ സംവിധാനത്തിലൂടെ നമ്മെ ജനങ്ങളെയും football ന് വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു പല രാജ്യങ്ങളും ഒത്തുകൂടിക്കൊണ്ട് അവരുടെ സഹായ ഹസ്തങ്ങളും എല്ലാം നേടിയെടുക്കാൻ football ന് football ലൂടെ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രാധാന്യതയും അവർ തമ്മിലുള്ള സാഹോദര്യവും എല്ലാം ഊട്ടി ഉറപ്പാക്കാൻ football ന് വളരെയധികം സഹായകമായി football എന്നത് ഒരു game മാത്രമല്ല നമ്മുടെ ആസ്വാദന രീതിയുടെ പല തലങ്ങളിലേക്കും football നമ്മളെ കൊണ്ടുപോകുന്ന football എന്നത് രണ്ട് team ഉകളായി നിന്ന് passing time ലൂടെ എതിർവല ചലിപ്പിക്കുന്ന ഒരു പ്രത്യേക തരാം game ആണ് നമ്മെ പല രീതികളിലും ആസ്വദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും football എന്ന game ഇന് വളരെയധികം സഹായിക്കുന്നു ഇന്ത്യ എന്ന രാജ്യത്ത് football ന് cricket ന്റെ അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും ജനങ്ങൾ ISL എന്ന Indian super league എന്ന game ലൂടെ കേരള blasters എന്ന കേരള കേരളക്കാരും east ബംഗാൾ കൊൽക്കത്ത അങ്ങനെ പല team കളും ഗോവ FC ഗോവ പൂനെ FC അങ്ങനെ പല team കളും ISL ൽ മാറ്റൊരുക്കുന്നു എന്നത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തുകൂടി football ന് അത്രയേറെ പ്രാധാന്യം ഉണ്ട് ഇക്കൊല്ലത്തെ ISL വളരെ അധികം പ്രാധാന്യം ഉള്ളതായിരുന്നു ഏഴര മണിയായാൽ ജനങ്ങളെല്ലാം TV ക്കു മുമ്പിൽ ഇരുന്ന് കളി കാണുകയും ISL എന്ന മത്സരം ആസ്വദിക്കുകയും ചെയ്യുന്നു അത് പോലെ തന്നെ ഈ world cup ൽ നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഇല്ലാഞ്ഞിട്ടു കൂടി പലരാജ്യങ്ങളുടെയും cut out കളും flex കളും എല്ലാം നമ്മൾ കാണാൻ കാണാനിടയായി അതെല്ലാം football എന്നത് ജനങ്ങൾക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മെ മനസിലാക്കിപ്പിക്കുന്നു ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറുമെല്ലാം നമ്മുടെ ചെറിയ കടകളിലും road കളുടെ side കളിലും എല്ലാം cut out ഉകളായി നിറഞ്ഞിരിക്കുന്നു നമ്മളെ രാഷ്ട്രീയ നേതാക്കളുടെയോ മത ചിന്തകന്മാരുടെയോ flex കളേക്കാൾ കൂടുതൽ flex കൾ നമ്മൾ കളിക്കാരുടേതായി കണക്ക കാണപ്പെട്ടിരുന്നു ഇതെല്ലം നമ്മളെ ചിന്തവാന്മാരാക്കുന്നത് നമ്മൾ എത്രത്തോളം ആ game ഉമായി അടുത്തിരിക്കുന്നു എന്നത് നമ്മളെ മനസിലാക്കിക്കുന്നു cricket നെ പോലെ തന്നെ football ഉം ജനങ്ങൾ വളരെയധികം ആരാധിക്കുന്നു ഏത് രാജ്യങ്ങളും football ന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു കാരണം football എന്നത് ഒരു game മാത്രമല്ല

ഇക്കൊല്ലത്തെ top team കളുടെ ranking list ൽ ലോക cup നേടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അർജന്റീന എന്ന രാജ്യം ഒന്നാമതായി രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസും അങ്ങനെ താഴെ താഴെ ആയി ഒമ്പതാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന പോർച്ചുഗലും എല്ലാം എത്തിച്ചേർന്നു പല രാജ്യങ്ങളും ക്രമ പ്രകാരം top rank ഉമ list വന്നിരിക്കുന്നു അത്പോലെ football കളിക്കാർക്ക് ഏറ്റവും മികച്ച foot baller ക്ക് നൽകുന്ന പ്രധാന സമ്മാനമാണ് ballon d'or എന്ന പട്ടിക ballon d'or എന്നത് ഏറ്റവും കൂടുതൽ നേടിയ കളിക്കാരനാണ് ലയണൽ മെസ്സി അതിന് ശേഷം പോർചുഗലിലെ പ്രധാനപ്പെട്ട കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇത് നേടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന football match എന്നത് world cup മാത്രമാണ് അല്ലാതെ ഒരു കളിയും അത്രയും ആളുകൾ പല രാജ്യത്തും പല മൂലകളിലുരുന്നിട്ടും കാണുന്നില്ല football എന്നത് ജനങ്ങൾ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ആസ്വദിച്ചുകുന്ന മൻ ഓരോ മനുഷ്യരെയും ഓരോ minute ഉം thrill അടിപ്പിക്കുന്ന അത് പോലെ ഒരു game നമുക്ക് വേറെ കാണാനാകില്ല അത് പോലെ തന്നെ ലോക cup കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെയും പല team കളുടെയും പല club കളുടെയും കളികൾ നമ്മൾ സദാസമയം കണ്ടു കൊണ്ടേ ഇരിക്കുന്നു ഓരോ രാജ്യങ്ങളുടെയും ഓരോ പ്രധാനപ്പെട്ട കളിക്കാരുടെയും കൂട് മാറ്റവും എല്ലാം നമ്മൾ മുൾമുനയിലിരുന്ന് കണ്ടു കൊണ്ടേ ഇരിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇക്കൊല്ലം അൽനാസർ എന്ന club ലേക്ക് ചേക്കേറുകയും ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം കോടി വാങ്ങുകയുമെല്ലാം നമ്മൾ കണ്ടു ക്രിസ്ത്യാനോ റൊണാൾഡോ ചുവടു മാറ്റുമ്പോൾ നമ്മളും അദ്ദേഹത്തെ ആരാധിച്ചു കൊണ്ട് അവരിലേക്ക് അൽനാസർ എന്ന club ലേക്ക് നമ്മൾ അടുക്കുന്നു അതെല്ലാം football എന്ന കളിയോടും

super cup ഉണ്ട് അത് പോലെ തന്നെ i league അങ്ങനെ പല മത്സരങ്ങളുമുണ്ട് എന്തിന് നമ്മുടെ സ്വന്തം രാജ്യത്തു തന്നെ പല sevens football elevens football പല തരം football match കൾ നടക്കുന്നതായി നാം കാണുന്നു അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട game ആണ് football എന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപെ പ്പെട്ട foot ball കളിക്കാരനാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അത് പോലെ തന്നെ മധ്യ നിര അടക്കി വാഴുന്ന പ്രധാനപ്പെട്ട കളിക്കാരനാണ് ലുക്കാ മോൺട്രിക്കിന ക്രോയേഷ്യക്കാരൻ അത് പോലെ തന്നെ ടിബ്‌റോയിൻ മാഞ്ചസ്റ്റർ city യുടെ കരുത്തനായ മധ്യ നിര കളിക്കാരനാണ് ടിബ്‌റോയിൻ അത് പോലെ തന്നെ അത് പോലെത്തന്നെ പ്രധാനപ്പെട്ട ഒട്ടനവധി കളിക്കാരുകൾ football ൽ പങ്കെടുക്കുന്നു അവരുടെ വിജയപെരി മുടക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട goal keeper ആണ് ഹൈകർ കാഫിയസ് എന്ന സ്പെയിൻ goal keeper അദ്ദേഹം സ്പൈനോടൊപ്പം ലോക കിരീടം ചൂടുകയും അത് പോലെ തന്നെ റയൽ മാഡ്രിഡിനൊപ്പം UEFA champions league നേടുകയും എല്ലാം ചെയ്ത ഒരു മുൻ നിര goal keeper ആണ് ഹൈപ്പർ കസീനിയസ് അത് പോലെ